സി Cലെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് എങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യാം
എങ്ങനെ ഒരു കൂട്ടം സ്റ്റേറ്റ്മെന്റുകൾ എക്സിക്യൂട്ട് ചെയ്യാം
ഉദാഹരണത്തിലൂടെ ഇത് നോക്കാം
ചില സ്വാഭാവികമായ തെറ്റുകളും അവ തിരുത്തുന്നതും നോക്കാം
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെർഷൻ 1110
ജിസിസി g കമ്പൈലർ വെർഷൻ 461 കൺഡിഷൻ സ്റ്റേറ്റ്മെന്റിന്റെ ആമുഖത്തോടെ തുടങ്ങാം
പ്രോഗ്രാം എക്സിക്യൂഷൻ ന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നത് അതിലെ സ്റ്റേറ്റ്മെന്റ് ആണ്
ഏത് കോഡ് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ ഇത് സഹായിക്കുന്നു
കൺഡിഷനുകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കാൻ കഴിയുന്നു
എന്നിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു കൂട്ടം സ്റ്റേറ്റ്മെന്റുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നു
ഐഎഫ് സ്റ്റേറ്റ്മെന്റിന്റെ ഒഴുക്കിനെ കുറിച്ച് മനസിലാക്കാം
ഇവിടെ കൺഡിഷൻ ശരിയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ്1 എക്സിക്യൂട്ട് ചെയ്യുന്നു
കൺഡിഷൻ തെറ്റാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ്2 എക്സിക്യൂട്ട് ചെയ്യുന്നു
എൽസെ ഐഎഫ് സ്റ്റേറ്റ് മെന്റിന്റെ ഒഴുക്ക് നോക്കാം
ഇവിടെ കണ്ടീഷൻ1 ശരിയാണെങ്കിൽ statement1എക്സിക്യൂട്ട് ചെയ്യുന്നു
കണ്ടീഷൻ1 തെറ്റാണെങ്കിൽ മറ്റൊരു കൺഡിഷൻ ആയ കണ്ടീഷൻ2 പരിശോധിക്കുന്നു
കണ്ടീഷൻ2 ശരിയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ്3 എക്സിക്യൂട്ട് ചെയ്യുന്നു
കണ്ടീഷൻ2 തെറ്റാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ്2 എക്സിക്യൂട്ട് ചെയ്യുന്നു
പ്രോഗ്രാമിലേക്ക് പോകാം
എഡിറ്ററിൽ നേരത്തെ തന്നെ കോഡ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്
അത് തുറക്കട്ടെ
നമ്മുടെ ഫയലിന്റെ പേര് ifstmtസി ഈ പ്രോഗ്രാമിൽ രണ്ട് അക്കങ്ങളുടെ തുക കണക്ക് കൂട്ടുകയും ചില കൺഡിഷനുകൾ പരിശോധിക്കുകയും ചെയ്യുന്നു
ഇപ്പോൾ കോഡ് വിശദീകരിക്കാം
ഇതാണ് നമ്മുടെ ഹെഡർ ഫൈൽ ഇത് മെയിൻ ഫങ്ഷൻ അ ബ് സും എന്നിങ്ങനെ മൂന്ന് ഇന്റഗർ വേരിയബിളുകൾ ഡിക്ലേർ ചെയ്യുന്നു
ഇവിടെ യൂസർ ഇൻപുട്ട് ആവശ്യപ്പെടുന്നു
യൂസർ a യുടെയും b യുടെയും മൂല്യം നല്കുന്നു
മൂല്യങ്ങൾ യഥാക്രമം വേരിയബിൾ aയിലും വേരിയബിൾ bയിലും സ്റ്റോർ ചെയ്യുന്നു
Consoleൽ നിന്ന് ഡേറ്റ scanf ഫങ്ഷൻ റീഡ് ചെയ്യുന്നു
എന്നിട്ട് അവ അതിന്റെ വേരിയബിളുകളിൽ സ്റ്റോർ ചെയ്യുന്നു
scanf ലെ ഫോർമാറ്റ് സ്പെസിഫയർ ഡാറ്റ ടൈപ്പ് അറിയുവാൻ സഹായിക്കുന്നു
അതായത് ഇവിടുത്തെ 160d ഇന്റഗർ ഡാറ്റ typeനെ സൂചിപ്പിക്കുന്നു
aയുടെയും b യുടെയും തുക കാണുന്നു
ഇതിന്റെ ഫലം sumൽ സ്റ്റോർ ചെയ്യുന്നു
എന്നിട്ട് ഫലം പ്രിന്റ് ചെയ്യുന്നു
ഇതാണ് ഐഎഫ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ സും 20നെക്കാൾ വലുതാണോ എന്ന കൺഡിഷൻ പരിശോധിക്കുന്നു
കൺഡിഷൻ ശരിയാണെങ്കിൽ സും ഐഎസ് ഗ്രീറ്റർ താൻ 20 എന്ന് പ്രിന്റ് ചെയ്യുന്നു
ഈ വരികൾ കമന്റ് ചെയ്യുന്നു
ഇതാണ് നമ്മുടെ റിട്ടർൻ സ്റ്റേറ്റ്മെന്റ്
സേവ് ക്ലിക്ക് ചെയ്യുക
ആദ്യം നമുക്ക് ഐഎഫ് സ്റ്റേറ്റ്മെന്റിന്റെ എക്സിക്യൂഷൻ നോക്കാം
ടെർമിനൽ വിന്ഡോ തുറക്കാനായി Ctrl Alt T ഒരുമിച്ച് പ്രസ് ചെയ്യുക
കംപൈൽ ചെയ്യാനായി ജിസിസി സ്പേസ് ഇഫ്സ്റ്റ്മ്റ്റ് ഡോട്ട് c സ്പേസ് o സ്പേസ് ഐഎഫ് ടൈപ്പ് ചെയ്ത് Enter പ്രസ് ചെയ്യുക
എക്സിക്യൂട്ട് ചെയ്യാൻ ifടൈപ്പ് ചെയ്ത് Enter പ്രസ് ചെയ്യുക
Enter തെ വാല്യൂ ഓഫ് a ആൻഡ് b എന്ന് കാണിക്കുന്നു
10 12 എന്നീ മൂല്യങ്ങൾ നല്കുന്നു
ഔട്ട്പുട്ട് സും ഓഫ് a ആൻഡ് b ഐഎസ് 22
സും ഐഎസ് ഗ്രീറ്റർ താൻ 20 എന്ന് കാണുന്നു
പ്രോഗ്രാമിലേക്ക് തിരികെ വരാം
നമുക്ക് മറ്റൊരു കൺഡിഷൻ നോക്കാം
ഇവിടെ കമന്റ് നീക്കം ചെയ്യാം
കമന്റ് ഇവിടെ നല്കുന്നു
സേവ് ക്ലിക്ക് ചെയ്യുക
ഇതാണ് നമ്മുടെ else ഐഎഫ് സ്റ്റേറ്റ്മെന്റ്
സും 10നെക്കാൾ വലുതാണോ എന്ന കൺഡിഷൻ പരിശോധിക്കുന്നു
കൺഡിഷൻ ശരിയാണെങ്കിൽ സും ഐഎസ് ഗ്രീറ്റർ താൻ 10 ആൻഡ് ലെസ് താൻ 20 പ്രിന്റ് ചെയ്യുന്നു
ടെർമിനലിലേക്ക് തിരിച്ചു വരിക
കംപൈൽ ചെയ്യുക
എക്സിക്യൂട്ട് ചെയ്യുക
Enter തെ വാല്യൂ ഓഫ് a ആൻഡ് b എന്ന് കാണിക്കുന്നു
10 2 എന്നീ മൂല്യങ്ങൾ നല്കുന്നു
ഔട്ട്പുട്ട് സും ഓഫ് a ആൻഡ് b ഐഎസ് 12 സും ഐഎസ് ഗ്രീറ്റർ താൻ 10 ആൻഡ് ലെസ് താൻ 20 എന്ന് കാണിക്കുന്നു
പ്രോംപ്റ്റ് വൃത്തിയാക്കാം
പ്രോഗ്രാമിലേക്ക് തിരികെ വരാം
കമന്റുകൾ നീക്കം ചെയ്യുന്നു
സേവ് ക്ലിക്ക് ചെയ്യുക
മുകളിലത്തെ രണ്ട് കൺഡിഷനും തെറ്റാണെങ്കിൽ സും ഐഎസ് ലെസ് താൻ 10 എന്ന് പ്രിന്റ് ചെയ്യുന്നു
ഇതാണ് എൽസെ സ്റ്റേറ്റ്മെന്റ്
ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്ത് കാണാം ടെർമിനലിലേക്ക് തിരികെ വരിക
നേരത്തേതു പോലെ കംപൈലും എക്സിക്യൂട്ടും ചെയ്യുക
Enter തെ വാല്യൂ ഓഫ് a ആൻഡ് b കാണിക്കുന്നു
3 5 എന്നീ മൂല്യങ്ങൾ നല്കുന്നു
ഔട്ട്പുട്ട് സും ഓഫ് a ആൻഡ് b ഐഎസ് 8
സും ഐഎസ് ലെസ് താൻ 10 കാണുന്നു
നമ്മൾ സ്വാഭാവികമായി വരുത്തുന്ന ചില തെറ്റുകൾ നോക്കാം
പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരിക
ഇവിടെ ഐഎഫ് സ്റ്റേറ്റ്മെന്റിന്റെ അവസാനം ഒരു സെമിക്കോളൻ കൊടുക്കുന്നു
എന്ത് സംഭവിക്കുന്നുവെന്ന് നോക്കാം
സേവ് ക്ലിക്ക് ചെയ്യുക
എക്സിക്യൂട്ട് ചെയ്യാം
ടെർമിനലിലേക്ക് തിരികെ വരിക
നേരത്തേതു പോലെ കംപൈൽ ചെയ്യുക
എൽസെ വിത്തൌട്ട് a പ്രീവിയസ് ഐഎഫ് എന്ന എറർ കാണുന്നു
പ്രോഗ്രാമിലേക്ക് തിരികെ വരാം
ഇത് സിന്റാക്സ് എറർ ആണ്
ഐഎഫ് statementന് ശേഷം സെമിക്കോളൻ ഇടാൻ പാടില്ല
ഐഎഫ് ഇല്ലാതെ എൽസെ ഐഎഫ് സ്റ്റേറ്റ്മെന്റ് പ്രവർത്തിക്കില്ല
തെറ്റ് തിരുത്താം ഇവിടെ semicolon160 നീക്കം ചെയ്യുക
സേവ് ക്ലിക്ക് ചെയ്യുക
എക്സിക്യൂട്ട് ചെയ്യട്ടെ ടെർമിനലിലേക്ക് തിരികെ വരിക
നേരത്തേതു പോലെ കംപൈലും എക്സിക്യൂട്ടും ചെയ്യുക
aക്കും bക്കും മൂല്യങ്ങൾ നല്കാൻ ആവശ്യപ്പെടുന്നു
3ഉം 6ഉം മൂല്യങ്ങൾ നല്കുന്നു
ഔട്ട്പുട്ട് സും ഓഫ് a ആൻഡ് b ഐഎസ് 9
സും ഐഎസ് ലെസ് താൻ 10 എന്ന് കാണുന്നു
ഇതേ പ്രോഗ്രാം എങ്ങനെ Cൽ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് നോക്കാം
പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരിക
ഇവിടെ ചില മാറ്റങ്ങൾ വരുത്താം
Shift Ctrl S ഒരുമിച്ച് പ്രസ് ചെയ്യുക
ഡോട്ട് സിപിപി എന്ന extensionനോടെ ഫയൽ സേവ് ചെയ്യാം
സേവ് ക്ലിക്ക് ചെയ്യുക
ഹെഡർ ഫൈൽ അയോസ്ട്രീം എന്ന് മാറ്റുക
യൂസിങ് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടുത്താം
സെർച്ച് ഫോർ ആൻഡ് റിപ്ലേസ് ടെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക
printfന് പകരം കൌട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം
റിപ്ലേസ് ആൽ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുക
ഇവിടെ അടയ്ക്കുന്ന ബ്രാക്കറ്റ് നീക്കം ചെയ്യുന്നു
scanfന് പകരം സിൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക
സിൻ രണ്ട് അടയ്ക്കുന്ന ആംഗിൾ ബ്രാക്കറ്റുകൾ ടൈപ്പ് ചെയ്യുക
Cൽ റീഡ് ചെയ്യാൻ സിങ്ട്ഗ്ട്ഗ്ട് ഫങ്ഷൻ ഉപയോഗിക്കുന്നു
ഫോർമാറ്റ് സ്പെസിഫയർസ് ഡിലീറ്റ് ചെയ്യുക
കോമ്മ ആംപർസാൻഡ് നീക്കം ചെയ്യുക
ഇവിടെ കോമ നീക്കംചെയ്ത് രണ്ട് അടയ്ക്കുന്ന ആംഗിൾ ബ്രാക്കറ്റുകൾ ടൈപ്പ് ചെയ്യുക
വീണ്ടും ആംപർസാൻഡ് അടയ്ക്കുന്ന ബ്രാക്കറ്റുകൾ നീക്കം ചെയ്യുക
സേവ് ക്ലിക്ക് ചെയ്യുക
ഇവിടെ അടയ്ക്കുന്ന ബ്രാക്കറ്റുകളും കോമയും നീക്കം ചെയ്യുക
ബാക്ക്സ്ലാഷ് ന് ഫോർമാറ്റ് സ്പെസിഫയർ എന്നിവ നീക്കം ചെയ്യുക
രണ്ട് തുറക്കുന്ന ബ്രാക്കറ്റുകൾ ടൈപ്പ് ചെയ്യുക
വീണ്ടും രണ്ട് തുറക്കുന്ന ആംഗിൾ ബ്രാക്കറ്റുകൾ ടൈപ്പ് ചെയ്ത് ഡബിൾ quotesനുള്ളിൽ ബാക്ക്സ്ലാഷ് n n ടൈപ്പ് ചെയ്യുക
ഇവിടെയും അടയ്ക്കുന്ന ബ്രാക്കറ്റുകൾ നീക്കം ചെയ്യുന്നു
ഇവിടങ്ങളിലും അടയ്ക്കുന്ന ബ്രാക്കറ്റുകൾ നീക്കം ചെയ്യുക
സേവ് ക്ലിക്ക് ചെയ്യുക
എക്സിക്യൂട്ട് ചെയ്യാം
ടെർമിനലിലേക്ക് തിരിച്ചു വരിക പ്രോംപ്റ്റ് വൃത്തിയാക്കാം
കംപൈൽ ചെയ്യാൻ g സ്പേസ് ifstmtസിപിപി സ്പേസ് o സ്പേസ് ഐഎഫ്1 ടൈപ്പ് ചെയ്യുക
ഇവിടെ ifstmtസി യുടെ ഔട്ട്പുട്ട് ഫയൽ ആയ ഐഎഫ് നീക്കം ചെയ്യപ്പെടാതെയിരിക്കാനാണ് ഐഎഫ്1 ഉപയോഗിച്ചത്
Enter പ്രസ് ചെയ്യുക
എക്സിക്യൂട്ട് ചെയ്യാനായി if1 ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക
Enter തെ വാല്യൂ ഓഫ് a ആൻഡ് ബ്
ഇവിടെ 20 ഉം 10 ഉം കൊടുക്കുന്നു
ഔട്ട്പുട്ട് സും ഓഫ് a ആൻഡ് b ഐഎസ് 30 എന്ന് കാണുന്നു
സും ഐഎസ് ഗ്രീറ്റർ താൻ 20 എന്ന് കാണുന്നു
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
സ്ലൈഡിലേക്ക് തിരികെ വരാം
ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് ഐഎഫ് സ്റ്റേറ്റ്മെന്റ്
ഉദാഹരണം ഐഎഫ് എൽസെ ഐഎഫ് സ്റ്റേറ്റ്മെന്റ്
ഉദാഹരണം എൽസെ ഐഎഫ് ഒരു അസ്സിഗ്ന്മെന്റ് അ bയെക്കാൾ വലുതോ ചെറുതോ എന്ന് പരിശോധിക്കുന്ന പ്രോഗ്രാം എഴുതുക
സൂചന ഐഎഫ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുക
അ ബ് c ൽ ഏതാണ് വലുത് എന്ന് പരിശോധിക്കുന്ന പ്രോഗ്രാം എഴുതുക
സൂചന else ഐഎഫ് സ്റ്റേറ്റ് മെന്റ് ഉപയോഗിക്കുക
ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇതു സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കുടുതൽ വിവരങ്ങൾക്കായി ദയവായി contactspoken tutorialorgൽ ബന്ധപ്പെടുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്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
ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി